ഈ ഒരു ഇങ്ങനെ കുറേ theories അതെ പോലെ തന്നേ quotes ഒക്കെ introduce ചെയ്തതോടു കൂടിയിട്ട് അവര് അവര് reach കിട്ടാൻ തുടങ്ങി അല്ലെ ആ reach കിട്ടാൻ തുടങ്ങി അല്ലെ ഞങ്ങൾ ഒക്കെ ഇത്രയും കാലം അവരുടെ അടിമകൾ ആയിരുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും കാലം അവരു ചൂഷണം ചെയ്‌തുകൊണ്ട്‌ ഇരികുകയായിരുന്നോ അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ അവർ എന്ത് ചെയ്യാന്‍ തുടങ്ങി rethink ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ അതാണ് ദേ ഒന്നാമത്തെ ഒന്നാമത്തെ argument പറയുന്നത് ഇനി രണ്ടാമത്തെ argument എന്താണ് വെച്ചാല് രണ്ടാമത്തേ argument എന്താ പറയുന്നേ എന്ന് വെച്ചാൽ people അതുചെയ്യാൻ കുറേ ideas ഉം ഇതൊക്കെ കുറേ കാര്യങ്ങൾ ഒക്കെ അവരു വായിക്കും അപ്പോൾ അതിൽ അങ്ങനെ കുറേ ideas ഒക്കെ വായിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങള്‍ ആയിരിക്കില്ലല്ലോ ഉണ്ടാവുവ അപ്പോൾ അങ്ങനെ അവർ പല പല discussions arguments ഇതിൽ ഒക്കെ lead ചെയ്തു അങ്ങനെ അവർ എന്ത് ചെയ്യും അവരുടെ

discussions ഇതൊക്കെ വെച്ച് വെച്ച് വെച്ചിട്ടാണ് എന്ത് ചെയ്തത് നമ്മടെ ആ നമ്മടെ public culture എ ഒരു നമ്മടെ ഇ ഒരു French revolution നിലേക്കു അതു നയിച്ചേ എന്ന് ഒക്കെയാണ് പറയുന്നത് പിന്നേ അതേ പോലെ നമ്മടെ അടുത്ത argument പറയുന്നത് എന്താണ് വെച്ചാൽ അന്ന് കാലത്തു ഉണ്ടായിരുന്ന ആ ഒരു Monopoly ക്കു എതിരേ ആ ഒരു സ്വേച്ഛാധിപത്യത്തിനെതിരെ ആ സ്വേച്ഛാധിപത്യത്തിനെതിരെ അവര്‍ കൂറേ അതിനു കളിയാക്കി കൊണ്ട് ഇപ്പോ നമ്മളെ ഇതിൽ ആണേലും നമ്മൾ രാഷ്ട്രീയക്കാരെ കളിയാക്കി കൊണ്ട് കുറേ literature ഒക്കെയില്ലേ അതേ പോലേ അന്നത്തെ കാലത്തു എന്തിണ്ടു അവിടെ ആ ഒരു രാഷ്ട്രീയ വ്യവസ്ഥേനെ ഒക്കെ കളിയാക്കികൊണ്ട് കുറേ literature ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ കുറേ cartoons ഉം അതേപോലെ തന്നെ കുറേ caricature ഒക്കെ നമ്മടെ വെല്യ വെല്യ ആൾകാര് നമ്മളെ അല്ലേ നമ്മുടെ Aristocrat നെ ഒക്കെ പോലുള്ള നമ്മടെ വെല്യ വെല്യ ആള്‍ക്കാരെയൊക്കെ കളിയാക്കികൊണ്ടുള്ള ആ cartoons ഉം carrciature ഉം ഒക്കെ ആ നേരത്തു publish ചെയ്തു. അതേപോലെ തന്നെയെന്താണ് നമ്മടെ അല്ലേ ഈ ആൾക്കാർക്ക് മനസിലായി തുടങ്ങി അപ്പോൾ സാധാരണകാർക്ക് ഒക്കെ മനസിലായി തുടങ്ങി അവർക്ക് ആ ഒരു power ൽ മാത്രവേ അവർക്കു ഒരു interest ഉള്ളൂന് power ൽ മാത്രവേ ആ വെല്യ വെല്യ ആൾക്കാർക്ക് ഒക്കേ ഇന്റ interest ഉള്ളു അല്ലാതെ നമ്മടെ സാധാരണക്കാർക്ക് അവരുടെ ആ സാധാരണക്കാരോടുള്ള ആ ഒരു duty അതിനേ കുറിച്ചു എന്താണ് അവർക്കു ഒരു ചിന്ത ഇല്ലാന്ന് ഉള്ളത് ഒക്കെ ആ ചിന്ത ഉള്ളത് ഒക്കെ എന്താണ് ചിന്ത ഉള്ളത് ഒക്കെ ഇല്ല്യാന്നുള്ളതൊക്കെ അവർക്കു മനസ്സിലാവാനായിട്ടു തുടങ്ങി അപ്പോൾ ഇത് കാരണം അല്ലേ അവർക്ക് നമ്മൾ പാവങ്ങളെ കുറിച്ചിട്ട് ഒരു ചിന്തയും ഇല്ല അവർക്കു അധികാരം അധികാരം അധികാരം ആ ഒരു ചിന്ത മാത്ര ഉള്ളു ആ അവർ ദേ നമ്മടെ അവർക്കു നമ്മടെ ഇ പാവപെട്ട അവർക്കു അവരുടെ ആ ഒരു സ്വേച്ഛാധിപതികളോടൊക്കെ ഭയങ്കര ആയിട്ട് ദേഷ്യം വരാൻ ആയിട്ട് തുടങ്ങി ok

അപ്പോ ഈ ആൾകാര് ഇങ്ങനെ കുറേ ഇങ്ങനെ book കളും ഇതൊക്കെ കുറേ വായിക്കുന്നുണ്ട് പക്ഷേ അവർ എല്ലാം അതിങ്ങനെ accept ചെയ്യ അല്ല ചെയുന്നത് അല്ലേ അവർക്ക് ആ നല്ലതിനെ ഒക്കെ അവര്‍ accept ചെയ്യും ചിലതിനെ ഒക്കെ അവർ എന്ത് ചെയ്യും reject ചെയ്യണേനെ ഒക്കെ അവർ reject ചെയ്യും. നല്ലത്തൊക്കെ അവര്‍ക്ക് ഏതാണോ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വേറേ ആണല്ലോ അപ്പോൾ അവര് നല്ലതിനെ ഒക്കെ അവർ accept ചെയ്യും ചിലതിനെ ഒക്കെ എന്ത് ചെയ്യും reject ചെയ്യും അങ്ങനെ peoples അവരുടേതായിട്ട് ഉള്ള രീതിയിൽ കാര്യങ്ങൾ ഒക്കെ interpret ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത്കൊണ്ട് തന്നേ നമുക്ക് എന്ത് പറയാം ഇങ്ങനെ കുറേ arguments ഒക്കെ നമ്മൾ പഠിച്ചില്ലേ French revolution ന് കാരണം അല്ലേ നമ്മടെ ഈ Print culture ആയിട്ട് ഭയങ്കര ബന്ധം ഉണ്ടെന്നു ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ചു arguments ഒക്കെ കണ്ടു പക്ഷേ ശരിക്കും എന്താണ് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ Print culture direct ആയിട്ട് അതിന് വെല്യ അതിനു ഒരു എന്താ പറയ്യാ people's peoples ന്‍റെ minds നെ control ചെയ്യാനുള്ള കഴിവൊന്നുമില്ല പക്ഷേ അത് എന്താ ചെയ്‌തത്‌ ആ ആള്‍ക്കാരെ മറ്റൊരു തരത്തിൽ ഒരു വേറിട്ട തരത്തിൽ ചിന്തിക്കാൻ ആയിട്ട് ആണ് അതു സഹായിച്ചത് ട്ടോ നമ്മുടെ French revolution നുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത് മക്കളെ എന്താ എഴുതേണ്ടത്? ദേ നമ്മൾ ദേ ഇത്രയും കാര്യങ്ങൾ ആണ് എഴുതേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങ ഈ മൂന്ന് arguments എഴുതാ മൂന്ന് arguments എഴുതിയെന്നു ശേഷം എന്ത് പറയണം ആ മൂന്ന് arguments എഴുതിയതിനു ശേഷം പറയണം നമ്മുടെ ആ print culture ശരിക്കും പറഞ്ഞാൽ print culture direct ആയിട്ട് influence ചെയ്‌തിട്ടില്ല അത് എന്ത് മാത്രം ആണ് ചെയ്‌തിട്ട് ഉള്ളത് ആ ആള്‍ക്കാരത് ഒന്ന് വേറേ ഒരു തരത്തിൽ rethink ചെയ്യാൻ ആയിട്ട് മാത്രം ആണ് അത് ചെയ്‌തിട്ട്‌ ഉള്ളെ എന്ന് പറഞ്ഞിട്ട് വേണം അത് എഴുതിയിട്ട് അവസാനിപ്പിക്കാൻ ആയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണം എഴുതാനായിട്ട് അപ്പോൾ അവിടുത്തെ important questions ദേ നമ്മൾ പറയാണ് എന്താണ്

tremble before tyrents of the world mean അങ്ങനെ ഒരു question വന്നു കഴിഞ്ഞാൽ Miss നേരത്തെ പറഞ്ഞു ആ slide ൽ ഉള്ള കാര്യങ്ങൾ അതേപടി എഴുതി വെച്ചാൽ മതി ok ok അപ്പോ എന്താണ് how can one link print culture to the French revolution Print culture ഉം French revolution നും തമ്മിൽ ഉള്ള ബന്ധം എന്താണ് എഴുതി ചോദിച്ചു കഴിഞ്ഞാലും ഇത് എഴുതണം okyes അപ്പോൾ ദേ ഇത്രയും ആയല്ലോ അപ്പോൾ ദേ ഇതോടെ കൂടെ ഈ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് ദേ നമ്മളെ ഇനി അടുത്ത ഭാഗം വെച്ച് കഴിഞ്ഞാൽ എന്താണ് വെച്ച് കഴിഞ്ഞാൽ ദേ നമ്മടെ nineteenth century ൽ nineteenth century ൽ നമ്മുടെ children വേണ്ടിട്ടും അതേപോലെ തന്നെ women's നു വേണ്ടിട്ടും workers നു വേണ്ടിട്ടും കുറച്ചു book കൾ ഒക്കേ ഇറങ്ങിയിട്ട് ഉണ്ട് അല്ലെ അപ്പോൾ അവരുടെ ആ ഒരു influence എന്തൊക്കെ ആണ് എന്ന് ഉള്ളത് ആണ് നോക്കാൻ പോകുന്നേ signal എന്ന് പറയുന്നത് അവിടുത്തെ signal നമുക്കു ആ ഒരു കുഞ്ഞു കുട്ടികളെ ഇങ്ങനെ വളർത്തി എടുക്കുന്നത് വളരെ അല്ലേ അവർക്കു primary education കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യം ആയിരുന്നു അപ്പോൾ അവർക്കു വേണ്ടിട്ട് ആദ്യം ഇങ്ങനെ text book കൾ ഒക്കെ ഉണ്ടാക്കുക എന്നു പറയുന്നത് നമ്മടെ publishers ന് കുറച്ചു ഒരു heavy task ആയിരുന്നു അല്ലേ publishers കുറച്ചു heavy task ആയിരുന്നു അപ്പോൾ അത് കാരണം എന്താ ചെയ്തേന്ന് വച്ചാൽ ഈ children's നു വേണ്ടിട്ട്കു റച്ചു book കൾ കുറച്ചും കൂടി നേരം താ മക്കളെ കുറിച്ചും കൂടി നേരത്തിനു ഉള്ളിൽ Miss തീർത്തു തരുംട്ടോ കുറിച്ചും കൂടി നേരം. എന്‍റെ മക്കള് Missimportant ആയിട്ടുള്ള

അല്ലേ പഴയ പഴയ വീര ഗാഥകളും വെല്യ വെല്യ മറ്റേ ആൾക്കാരെ കഥകളും ഒക്കേ ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ pictures ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതേപോലെ തന്നേ ആ അതേപോലെ തന്നേ എന്താണ് നമ്മടെ ദേ ഇവിടെ അതേപോലെ തന്നേ

കുഞ്ഞു മക്കൾ അല്ലേ അതില് കുറേ ഇങ്ങനെ അശ്ലീല ചൊവയുള്ള കാര്യങ്ങൾ ഓക്കേ ഉണ്ടാകുവല്ലോ അപ്പോ അതൊക്കെ കുഞ്ഞുങ്ങൾക്കു കേൾപ്പിച്ചു കൊടുക്കാൻ പാടില്ലാലോ അപ്പോൾ അതിനു വേണ്ടിട്ട് കുറച്ചു ഒക്കെ ഒന്നു മാറ്റിയിട്ട് ഒന്നു cut ചെയ്തിട്ട് cut ചെയ്യേണ്ട ഭാഗങ്ങൾ ഒക്കെ cut ചെയ്‌തു കളഞ്ഞിട്ട് ഒന്നു rewrite ചെയ്തിട്ട് അതു കുഞ്ഞുകൾക്കു നല്ല innocent mind ലേക്ക് അവർ എത്തിച്ചു കൊടുക്കാണ് ചെയ്തത് അപ്പോൾ അതിനു example ആണ് ദേ നമ്മടെ Grim brothers അതിനു ഒരു example അവര് അദ്ദേഹം അവര്‍ക്ക് വേണ്ടിട്ട്, കുഞ്ഞുങ്ങള്‍ക്ക് വേണ്ടിട്ട് അവർ children's വേണ്ടിട്ടുള്ള കുറേ book കൾ ആ നേരത്തു publish ചെയ്തിട്ടുണ്ട് women നു വേണ്ടിട്ട് women നു വേണ്ടിട്ട് women's നു കുറേ ആള്‍ക്കാര് ആ ഇനിയും questionsMiss പറഞ്ഞു തരും ഇനിയും questionsMiss പറഞ്ഞു തരും, ഓരോ ഭാഗത്തു ഉള്ള questionsMiss പറഞ്ഞു തരും ട്ടോ ok അപ്പോൾ women നു വേണ്ടിട്ട് women ന്ന് പറയുന്നത് അവർ നന്നായിട്ട് വായിക്കാൻ ഒക്കെ തുടങ്ങിരുന്നു അല്ലേ അപ്പോൾ അവർക്കു വേണ്ടിട്ട് നമ്മളെ എന്താ പറയാ മറ്റേ ഈ ethicates കുറിച്ചിട്ടും നെ കുറിച്ചിട്ടും ഇല്ലേ നമ്മടെ മര്യാദകൾ women's പാലിക്കേണ്ട പെരുമാറ്റ രീതികൾ എന്താണ് എങ്ങനെ ആണ് മര്യാദ രീതികൾ എങ്ങനെയെയാണ് അതേപോലെ തന്നെ house keeping ഒക്കെ എങ്ങനെ ആണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിട്ടു ആ നമ്മടെ ഇ women's വേണ്ടിട്ടുള്ള book കൾ ഒക്കെ ഇറക്കിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ കുറച്ചു novelist കളൊക്കെ ആ നേരത്തു ഇറങ്ങിയിട്ട് ഉണ്ടായിരുന്നു നമ്മടെ janeausten, അതേപോലെ തന്നെ brontesisters, Georgeelison അത് തുടങ്ങിയിട്ട് കുറച്ചു novelist കളൊക്കെ ആ നേരത്തു ഇറങ്ങിയിരുന്നു അങ്ങനെ നമ്മുടെ പല തരത്തിൽ women ന്‍റെ അവസ്ഥ അങ്ങനെ പല തരത്തിൽ പല പല personalities ഒക്കെ represent ചെയ്തിട്ടുള്ള പല പല book ആ നേരത്തു ഇറങ്ങിയിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ workers നു വേണ്ടിട്ട് workers വേണ്ടിട്ടുള്ള book കളും ഒക്കെ നല്ലോണം ഇറങ്ങിയിട്ട് ഉണ്ടായിരുന്നു workers നമ്മൾ middle class ആയിട്ട് ഉള്ള peoples നു വേണ്ടിട്ട് എന്തായിരുന്നു അവർക്കു വേണ്ടിട്ട് അവര് ഇങ്ങനെ വാടകയ്ക്ക് ഒക്കെ rent ഒക്കെ വേണ്ടിട്ട് book കളൊക്കെ എടുക്കാനായിട്ട് പറ്റും അവർ എന്നിട്ട് നന്നായിട്ട് അവര്‍ സ്വന്തമായിട്ട് തന്നേ educate ചെയ്യാറ് ഒക്കെ തുടങ്ങി

ആ ഒരു അവരുടെ views അവരുടെ thoughts ഉം ഇതൊക്കെ മാറ്റി മറിക്കുന്ന book കൾ ഒക്കേ ആ നേരത്തു ഇറങ്ങിരുന്നു അപ്പോൾ ഇതൊക്കെ ആണ് ദേ workers നും അതിനു ഒക്കെ വേണ്ടിട്ടുള്ള book കള് അപ്പോ ആ വരുന്ന important questions എങ്ങനെ ആണന്നു വെച്ചാൽ what were the contribution of women to the hold up എന്ന് ചോദിക്കും അതുപോലെ തന്നെ what work was included publication for children അല്ലെ നമ്മൾ children ഉള്ള publication നിൽ എന്തൊക്കെ ആയിരുന്നു അതിൽ include ചെയ്തിരുന്നേ എന്ന് ഒക്കെ ചോദിക്കും അങ്ങനെ എത്രയും നേരം മുന്നേ ഉള്ള വേറേ വേറേ രാജ്യങ്ങളുടെ കഥ ഒക്കെ ആണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നേ നമ്മടെ India യിലത്തെ കാര്യം ആണ് നമ്മൾ നോക്കാൻ പോകുന്നേ ok അപ്പോൾ India യിലത്തെ കാര്യം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ കഴിഞ്ഞു അത്രേ ഉള്ളു India യിൽ ആദ്യം നമ്മുടെ ഈ print ഒക്കെ വരുന്നതിനു മുന്നേ നമുക്ക് പണ്ട് കാലത്തു നമ്മളെ ചില നമ്മടെ ആരൊക്കെ ആണ് ഇടക്ക് മറ്റേ പഴശ്ശി രാജാന്‍റെ കാലത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ മറ്റേ താളിഓലകളൊക്കെ വച്ചിട്ടു താളിഓലകൾ ഒക്കെ വച്ചിട്ട് ആയിരുന്നു അവർ ഇങ്ങനെ print ഒക്കെ ചെയ്തിരുന്നത് അല്ലേ അപ്പോൾ ആ അതിൽ നിന്നു എന്താണ് ആ അപ്പോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മള്‍ടെ താളിഓലകൾ ഒക്കെ വച്ചിട്ടായിരുന്നു ആദ്യം ഇതൊക്കെ ചെയ്തിരുന്നേ അല്ലെ അപ്പോൾ first ഈ print ഒക്കെ വരുന്നതിനു മുന്നേ എന്താണ് ആ പല പല language, നമ്മൾ sankrit ലും Arabic ലും, Persian ലും അതുപോലെ തന്നെ local language ലും ഒക്കെ നമ്മൾ ഇങ്ങനെ എഴുത്തിരുന്നു അല്ലേ അപ്പോ അത് എങ്ങാനു വച്ച് കഴിഞ്ഞാൽ ഈ manuscript ഒക്കെ നമ്മൾ palm leaves ലോ അല്ലെങ്കിൽ hand made ആയിട്ട് ഉള്ള papers ൽ ഒക്കെ ആണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ എന്നിട്ടു എന്ത് ചെയ്യും അതിലൊക്കെ നേരെ കൂട്ടി ചേർത്ത് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെയ്ക്കല്‍ ആണ് ചെയ്യാറുള്ളത് അല്ലേ? കെട്ടി ഇങ്ങനെ വയ്ക്കാറാണ് ചെയ്യാ അപ്പോൾ ഈ manuscript എന്ന് പറയുന്നത് അതു എപ്പോ വേണമെങ്കിലും നാശം ആയി പോകാം അല്ലേ അത് ഓലയിയിലൊക്കെ അല്ലേ എഴുതുന്നത് അപ്പോൾ അതു എപ്പോ വേണെങ്കിലും ആയി പോകാം. അതേപോലെ തന്നെ എപ്പോഴും നമുക്കിങ്ങനെ കൊണ്ടുനടക്കാന്‍ easy ആണെങ്കിലും പക്ഷേ നാശം ആയി പോകാൻ ഉള്ള chances വളരെ കൂടുതൽ ആയിരുന്നു അല്ലേ പിന്നെ print നേരേ പിന്നെ നമ്മൾ paper ൽ ഒക്കെ നേരേ print ചെയ്യാൻ ആയി തുടങ്ങി അല്ലേ അപ്പോൾ print നേരേ നമ്മടെ India യിൽ വരുവാണ് അപ്പോൾ എന്തൊക്കെ ആണ് ദേ നമ്മുടെ ആദ്യത്തെ printing press നമ്മൾ start ചെയ്തത് നമ്മടെ Goa യിൽ ആണ് നമ്മടെ Portuguese Missionaries ആണ് അത് start ചെയ്തത് Goa യിൽ ആണ് start ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി ഏഴുവത്തി ഒൻപതിൽ അതിൻ്റെ സമയ book ഇറങ്ങി പിന്നേ ദേ എന്താണ് പിന്നേ നമ്മടെ മലയാളം book ഇറങ്ങി അല്ലേ അതൊക്കെ നമ്മുടെ Catholic priest ഒക്കേ ഓരോന്നും ഇറക്കാൻ ആയിട്ട് തുടങ്ങി അതേപോലെ തന്നേ നമ്മടെ ആദ്യത്തെ ഒരു magazine ഉണ്ട് weekly magazine ഉണ്ട് Bengal പറഞ്ഞിട്ട് ഉള്ള weekly magazine ഇറങ്ങി അപ്പോൾ

അല്ലേ നമ്മടെ ആ ഒരു slavrey നെ കുറിച്ചിട്ടും slavrey business ല്‍ India നേ കുറിച്ചിട്ടും അല്ലേ അതിനെ കുറിച്ചിട്ടുള്ള advertisement വരെ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നേ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു പിന്നേ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ magazines ആ ഒരു company ന്‍റെ officials നെ കുറിച്ചുള്ള gossip കളൊക്കെ അതിൽ ഇറക്കാനായിട്ട് തുടങ്ങി അങ്ങനെ gossip കൾ ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ പിന്നേ ഇഷ്ടപെടില്ലല്ലോ അങ്ങനെ ഇഷ്ടപെടാണ്ട് ആയപ്പോൾ ആ ഇഷ്ടപെടാണ്ട് ആയപ്പോൾ എന്താണ് ഇഷ്ടപെടാണ്ട് ആയപ്പോൾ നമ്മടെ company എന്ത് ചെയ്‌തു അതിൽ കുറച്ചു restriction ഒക്കേ വരുത്താൻ തുടങ്ങി അല്ലേ അതിൻ്റെ ആൾക്കാരെ harass ചെയ്യാൻ ആയിട്ട് തുടങ്ങി harass ചെയ്യാൻ ആയിട്ട് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്‌തു ആ ഒരു സംഭവം ഒക്കെ മാറ്റിയിട്ട് company നേരെ ആ news hour ഒക്കെ ഇറക്കാൻ ആയിട്ട് തുടങ്ങി അതായത് അവർ തീരുമാനിക്കും എന്തൊക്കെ ആണ് എന്തൊക്കെ ആണ് അത് മാറ്റേണ്ടത് അല്ലെ എന്തൊക്കെ ആണ് അതിൽ news ആയിട്ട് share ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഒക്കെ പിന്നീട് അവർ തീരുമാനിക്കാൻ തുടങ്ങി അവർ ഒരു control വരുത്താൻ ആയിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യം ആയിട്ടു എന്തായി നമ്മടെ ഈ ഒരു എന്ന് പറയുന്നത് Bangal ആണ് അപ്പോൾ അത് publish ചെയ്‌തത്‌ നമ്മടെ GangadharBhattacharya ആണ് Publish ചെയ്‌തത്‌ കേട്ടോ അപ്പോൾ അത് important ആണ് അതു note ചെയ്‌തു വെക്കാം ok അപ്പോൾ ആദ്യം ആയിട്ട് ഉള്ള നമ്മുടെ News paper അതായിരുന്നു then അപ്പോൾ ആ ഒരു ഭാഗത്തു വരുന്ന questions എങ്ങനാണ് വെച്ചുകഴിഞ്ഞാൽ

of the company did in control in the publish the newspaper ആ ഒരു news papers അത് publish ചെയ്യുന്നതിന് അവർ control വരയ്ക്കാൻ വരുത്താൻ തുടങ്ങിയത് എന്ത്‌കൊണ്ടാണ് എപ്പോഴാണ് എന്ന് ഉള്ളത് ഒക്കെ ചോദിക്കും അപ്പോൾ എന്ത്‌കൊണ്ടാണ് നമ്മൾ ആ ഒരു

എണ്ണം ഭയങ്കര ആയിട്ട് കൂടി അങ്ങനെ വായനക്കാരുടെ എണ്ണം ഭയങ്കര ആയിട്ട് കൂടി അങ്ങനെ വായനക്കാരുടെ എണ്ണം ഭയങ്കര ആയിട്ട് കൂട്ടി തുടങ്ങിയപ്പോൾ അവർ പല തരത്തിൽ ഉള്ള readers നെ വന്നു തുടങ്ങി അല്ലേ അപ്പോൾ ഓരോരുത്തർക്ക് പല പല രീതികളായിരിക്കും, ചിലർക്കു fiction വായിക്കാൻ ആയിരിക്കും ചിലർക്ക് വേറേ എന്തെങ്കിലും വായിക്കാൻ ഒക്കെ ആയിരിക്കും അല്ലേ non fiction ആയിട്ടുള്ള book കൾ വായിക്കാൻ ആയിരിക്കും ഇഷ്ടം അങ്ങനെ ഓരോരുത്തർക്കും Miss നു നു പാടാൻ അറിയില്ല മക്കളെ പാടണം എന്ന് നല്ല ആഗ്രഹം ഒക്കെയുണ്ട് പക്ഷേ Miss നു പാടാൻ അറിഞ്ഞൂടാ അതുകൊണ്ടാട്ടോ ok നമ്മൾ അവിടെ നോക്കി കഴിഞ്ഞാൽ Miss ഒക്കേ പാടി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഇവിടുന്നു ഓടി പോകും ok അപ്പോൾ നമ്മടെ several readers വന്നു തുടങ്ങി വന്നു തുടങ്ങിയപ്പോൾ പല ആ ആൾക്കാർക്കു വേണ്ടിട്ട് എന്ത് ചെയ്‌തു അവരുടെ different ആയിട്ട് ഉള്ള demands ന് അനുസരിച്ചിട്ട് പല തരത്തിൽ ഉള്ള re writtingssales വന്നു തുടങ്ങി

ഇതേപോലെ നിങ്ങൾ ഒരു caricature വായിക്കും അല്ലേ പക്ഷേ ആ ഒരു cartoons ഒക്കെ ഭയങ്കര ചെറുതാണെങ്കിൽ കൂടി ഒത്തിരി ഒത്തിരി അർഥങ്ങൾ ഒറ്റ അടിക്കു പറഞ്ഞു തരാൻപറ്റുന്ന കാര്യങ്ങൾ ആണ് അല്ലേ അതൊക്കെ ആണ് ദേ എന്ത് പറയുന്നത് നമ്മളെ cartoons ഉം caricature ഉം ഇതൊക്കെ വരാൻ തുടങ്ങി

ആണ് ലോകത്തിൽ ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കും അല്ലെ പിന്നെ ആ reality മനസ്സിലാക്കുന്നത് എപ്പോ ആണ് കണ്ണാടി നോക്കുമ്പോ ആണ് അല്ലെ പിന്നെന്താണ് തന്റെ കുറവുകൾ തിരിച്ചറിയാതെ അവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കൊണ്ടേ ഇരിക്കും അല്ലെ അപ്പൊ ചിലയാളുകൾ അങ്ങനെയാണല്ലേ സ്വന്തം കുറവുകൾ ഒന്നും അവർ മനസ്സിലാക്കില്ല മറ്റുള്ളവർക്ക് ഇത്തിരി ലെ രണ്ടു കയ്യും കാലും ചിലപ്പോ ഉണ്ടാവില്ല എന്നിട്ട് ഒരു കാലില്ലാത്ത ആളെ ആഹ് നമ്മളെന്തു ചെയ്യുന്നു അയാളെ പരിഹസിക്കേം കുറ്റം പറയേം ചെയ്യും ലെ എന്നതുപോലെ എന്താണ് നറേ കുറവുകളുള്ള ആളുകൾ ഇത്തിരിപ്പോന്ന കുറവുകളുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു പരിഹസിക്കുന്നു ദിവസവും ശുദ്ധ ജലത്തിൽ കുളിച്ചാലും ആന എന്താണ് ചെളിയിൽ കിടന്ന് കുളിക്കുമ്പോ ആണ്‌ ആനയുടെ സ്വഭാവം ആണ്‌ അതല്ലേ മണ്ണിലൊക്കെ കുളിക്കുന്നതു കണ്ടിട്ടില്ലേ അപ്പൊ അത്രേം ശുദ്ധജലത്തിൽ കുളിച്ചു കഴിഞ്ഞാലും ആനക്ക് സന്തോഷം ആവുന്നത് എപ്പോഴാണ്‌ മണ്ണിൽ കുളിക്കുമ്പോഴാണ് അല്ലെ എന്നത് പോലെ സജ്ജനങ്ങളെ അല്ലെ നല്ലവരായ ആളുകളെ നിന്ദിച്ചു കൊണ്ടാണ് ദുർജ്ജനം സന്തോഷിക്കുന്നത് ലെ ദുർജ്ജനം സന്തോഷിക്കുന്നത് എപ്പോഴാണ് ഹാ നല്ലവരായ ആളുകളെ നിന്ദിക്കുമ്പോഴാണ് സത്യവും ധർമവും ഉപേക്ഷിച്ച പുരുഷനെ ക്രുജ്ജനായ സർപ്പത്തേക്കാൾ പേടിക്കണം സത്യവും ധർമവും ഉപേക്ഷിച്ച മനുഷ്യനെ ലെ പുരുഷനെ ആരെക്കാൾ പേടിക്കണം

അത് നല്ലത് മാത്രമേ എടുക്കൂ അല്ലെ പാലും വെള്ളവും കലർത്തി വെച്ചാല് അത് പാല് മാത്രം എടുത്ത് കുടിക്കും അല്ലെ എന്ന് പറഞ്ഞത് പോലെ മനസ്സിൽ നന്മയുള്ള ആളുകളെന്താണ് നല്ല കാര്യങ്ങൾ ലെ അങ്ങനെ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഒക്കെ ഉണ്ടാവും അല്ലെ ചിലയാളുകൾ പാഷാണം ഷാജിയെ പോലെയാണ് അല്ലെനല്ലതിലും എന്താണ് ആഹ് negativity മാത്രം കാണുന്ന ആളുകൾ ഉണ്ടാവും ലെ ചിലയാളുകൾ എന്താണ് ഏത് negative situations ലും അതിൽ എന്തെങ്കിലും plus points ഉണ്ടോ positive ഘടകങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ദിക്കുന്ന ആളുകളായിരിക്കും അല്ല അപ്പൊ മനസ്സിൽ നന്മയുള്ള ആളുകൾ എല്ലാത്തിലും എന്താണ് നന്മയുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് കണ്ടെത്തുന്നത് ശകുന്തള ഇങ്ങനെ ഒക്കെ പറഞ്ഞ് നിൽക്കവേ ഒരു ഒരു അശരീരി കേൾക്കുന്നു ലെ നമ്മൾ cinema കളിലൊക്കെ ഇത് കേൾക്കാറുണ്ടല്ലേ അപ്പൊ പഴയ സാഹ് എന്താണ് സാഹിത്യരൂപമാണ് ലെ മഹാഭാരതവും രാമായണവും ഒക്കെ എന്താണ് സാഹിത്യ കൃതികളാണ് അപ്പൊ പുരാണങ്ങളിൽ ഒക്കെതന്നെയെന്താണ് ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടാവും ലെ അപ്പൊ അതിനെ സാഹിത്യമായി കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാ logic നു വല്യ പ്രാധാന്യം കൊടുക്കരുത് അശരീരി എന്ന്പറയുന്നത് എന്താണ് ദൈവത്തിന്റെ സൂചകങ്ങളാണ് അല്ലെ അപ്പൊ ദൈവങ്ങൾക്ക് നല്ല കാര്യങ്ങളും പറയാനുണ്ടെങ്കിൽ അശരീരി ആയിട്ട് ആകാശങ്ങളിൽനിന്നുള്ള ശബ്ദങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നത് അത് പ്രധിധ്വനിക്കുന്നത് അപ്പൊ ഇങ്ങനെ ശകുന്തളയെ അപമാനിച്ചുകൊണ്ടിരിക്കുകയും ലെ അതിന് മറുപടി യായി ശകുന്തള പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന situation ൽ എന്താണ് ഇങ്ങനെയൊരുഅശരീരി കേൾക്കുകയാണ് അല്ലെ അശരീരിയിൽ എന്താ പറയുന്നത് അതെ എന്താണ് സ്വന്തം പുത്രനാണ് അല്ലെ ദേവസ്ത്രീ സമയായിട്ടുള്ള സ്ത്രീയും ദേവസ്ത്രീയും പോലെയുള്ള പരിശുദ്ധയായ ശകുന്തളയെ നീ സ്വീകരിച്ചു കൊള്ളുകഅതെ പോലെ നിന്റെ പുത്രനെയും നിന്റെ സ്വന്തം പുത്രനെയും നീ സ്വീകരിച്ചു കൊള്ളുക രാജ്യഭരണം വൈകാതെ മകനെ ഏൽപ്പിക്കുക ഭരതൻ എന്നവൻ പ്രസിദ്ധനാവും അല്ലെ പിന്നീട് നമ്മളുടെ ഭാരതം തന്നെ എന്തിലാണ് അറിയപ്പെട്ടത് ഈ ഭരതൻ എന്ന പേരിലാണല്ലേ സർവധമന്റെ കഥയൊക്കെ നിങ്ങൾ പത്താം class ൽ പഠിച്ചിട്ടില്ലേ okay അപ്പൊ ഈ വാക്കുകൾ ദുഷ്യന്തരൻ സ്വീകരിക്കുകയും ശകുന്തള പിന്നീട് ഭർത്താവിനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിന്റെ അല്ല ഈയൊരു ശാകുന്തളത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് okay അപ്പൊ കഥ നിങ്ങൾക്ക് മനസ്സിലായോ ഇത്രയുമാണ് നമ്മുടെ കഥാഭാഗം അല്ലെങ്കിൽ ഒരു ആശയം എന്ന് പറയുന്നത്. clear അല്ല clear ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ comment box നിറയെ കൊറേ പച്ച love ഒക്കെ കൊണ്ട് നിറച്ച നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് follow ചെയ്യാൻ പറ്റുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ എന്തെയ്യൂ ഒന്ന് നിങ്ങൾ പച്ച നിറത്തിലുള്ള love ഒക്കെ ഇട്ടേ. അല്ലെ ഇനി class കൾ തുടരാനുള്ള ഊർജ്ജമൊക്കെ ആവാൻ വേണ്ടിയിട്ട് ലെ എനിക്ക് കുറച്ച് സന്തോഷം ഒക്കെ തരൂ നിങ്ങൾ അങ്ങനെ

ദുഷ്യന്തൻ ശകുന്തളയെ അപമാനിക്കുന്നത് okay thank you okay അപ്പൊ എല്ലാരും comment ഒക്കെ ഇട്ടിട്ട് okay ആഹ് അപ്പൊ എന്തൊക്കെ വാക്കുകളാണ് ധാർഷ്ട്യമുള്ളവൾ കുലട കോകിലനാരി പരബ്രത അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ടേ അതായത് ഏതൊക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ദുഷ്യന്തൻദുഷ്യന്തരൻ എന്ത് ചെയ്തിട്ടുള്ളത് ശകുന്തളയെ അപമാനിച്ചിട്ടുള്ളത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ വാക്കുകൾ എന്തെയ്യാ മക്കളോർത്ത് വെക്കുക ഏതൊക്കെ വാക്കുകളാണ്ഏതൊക്കെ വാക്കുകളാണ്

ദുഷ്യന്തന് മറുപടി നൽകുന്നത് അല്ലെ thank you ഓ മതി മതി എല്ലാരുടേം സ്നേഹോം കണ്ടു കഴിഞ്ഞിട്ടോഎനിക്ക് മനസ്സൊക്കെ നിറഞ്ഞു ഭയങ്കര സന്തോഷായിട്ടുണ്ട് അപ്പൊ എന്തെയ്യാ ബാക്കി നിങ്ങള് ശ്രദ്ദിക്കാ ട്ടോ. അപ്പൊ പൊതുവായ ലോകതത്ത്വങ്ങൾ പറഞ്ഞു കൊണ്ടാണ് ശകുന്തള എന്തെയ്യുന്നത് ദുഷ്യന്തരന് മറുപടി കൊടുക്കുന്നത്. okay അപ്പൊ പല ലെ നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ തുടക്കത്തിൽ പറഞ്ഞത് പോലെ തന്നെ ഏറ്റവും ഏറ്റവും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഉപമകളിലൂടെ വിരൂപന്മാർ കണ്ണാടി നോക്കുന്നു നേര് പര്വതവും കടുകും ലെ അരയന്നം പാല് കുടിക്കുന്നത് പോലെ ലെ കുയിലിന്റെ ഉപമ ലെ ഇങ്ങനെ

okay അപ്പൊ കണ്ണാടി കാൺവോളം തന്നുടെ മുഖമേറ്റo നല്ലെന്ന് നിരൂപിക്കും വിരൂപന്മാർ മത്തേപം സാംശുനാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സ്വജ്ജലം തന്നിലെ കുളിച്ചാലും ഇതുരണ്ടും important ആയിട്ടുള്ള വാക്കുകളാണേ ഭാഗങ്ങളാണേ അതായത് മത്തേപം ആനയെന്താണ് സാംശുനാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സ്വജ്ജലം തന്നിലെ കുളിച്ചായാലും ലെ നല്ല വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാലും ആന എങ്ങനെയാണ് സന്തോഷിക്കുന്നത് ചെളി വെള്ളത്തിൽ കുളിക്കുമ്പോഴാണ്. അപ്പൊ ഇത് തന്നിട്ട് ചെലപ്പോ annotation ആയിട്ടോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അല്ലെ മക്കളെ എഴുതണം അല്ലെ ഇതാണതിന്റെ അർത്ഥമെന്ന് പറയുന്നത്.

അപ്പൊ എങ്ങനെയാണ് നല്ലവനായിരിപ്പവൻ നല്ല ആളുകൾ എന്ത് ഗ്രഹിച്ചീടും ആഹ് അന്നത്തെ പോലെ അരയന്നത്തെ പോലെ അല്ലെ വെള്ളത്തിൽ നിന്ന് പാല് എടുക്കുന്നത് പോലെ തെരഞ്ഞെടുക്കുന്നത് പോലെ നല്ല ആളുകൾ നല്ലതുമാത്രമേ എടുക്കുകയുള്ളു എന്ന് പറയുന്നു അപ്പൊ എഴുത്തച്ഛന്റെ ലെ ഉപമകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആഹ് ഏതുപോലെ എന്താണ് ശകുന്തളയുടെ ലോകതത്ത്വങ്ങൾ പൊതുവായ ലോകതത്ത്വങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്തെയ്തിട്ടുള്ളത് ആഹ് ശകുന്തള ആഹ് എന്തെയ്തിട്ടുള്ളത് നന്മകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ ആർക്ക് നൽകുന്നത് പ്രതികരണങ്ങൾ ആർക്ക് ആർക്ക് നൽകുന്നത് ആഹ് ശകുദുഷ്യന്തന് നൽകുന്നത് എന്നുള്ളതാണ് okay ഇനി അടുത്ത വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നാല് മാർക്കിന് മുൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് important ആണ് very very important ആണ്

ഭാഷാശൈലിയിൽ ലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാട്ടിന്റെയും മണിപ്രവാളത്തിന്റെയും ആ ഒരു അല്ലെ കൂടിച്ചേരലാണ് കാണുന്നത് പിന്നെന്താണ് വാമൊഴി മുദ്രകൾ പതിഞ്ഞിട്ടുള്ള വാക്കുകളും പ്രയോഗങ്ങളും എഴുത്തച്ഛൻ കവിതകളിൽ രചിച്ചിട്ടുണ്ട് കേട്ടുകേളി കടുകൻ മണി തുടങ്ങിയ പദങ്ങൾ ഉദാഹരണമാണ് പിന്നെന്താണ് ആഹ് നല്ലവനായിരിപ്പവൻ തുടങ്ങിയ പ്രാചീന പദങ്ങളുടെ പ്രയോഗങ്ങൾ കാണാം. പിന്നെ പരിഭ്രധ എന്ന വാക്കിന്റെ എന്ന പദത്തിന്റെ എന്താണ് പ്രയോഗ സൗന്ദര്യം അതും ശ്രദ്ധേയമാണ്. important ആണ് ഓർത്തു വെക്കണം. അടുത്തത് ഇത് നിങ്ങള്നിങ്ങള് വേണം comment ചെയ്യാന് കേട്ടോ

ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റോം ഭയക്കണം പേടിക്കണം ഇവിടെ ശകുന്തള ദുഷ്യന്തനന്റെ സ്വഭാവത്തിലുള്ളതായി കരുതുന്നകാര്യങ്ങളെന്തൊക്കെയാണ് ശരിയായ സൂചനകൾ തിരഞ്ഞെടുത്തെഴുതുക ലെ ഇവിടെ കൊടുത്തിട്ടുള്ളതില് ശരിയായ സൂചന ഏതാണോ അത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. ഏതാണ് ദുഷ്യന്തൻ സത്യവും ധർമ്മവും മുറുകെ പിടിക്കുന്ന ആളാണോ സത്യവും ധർമ്മവും വെടിഞ്ഞ ആളാണോ ദുഷ്യന്തൻ പുരുഷന്മാർ സർപ്പങ്ങളെ പോലെയാണോ എന്താണ്എന്താണ് നമ്മളിവിടെ ഉത്തരമായി എഴുതേണ്ടത് a b or c ഏതാണിവിടെ ഉത്തരമായി വരുന്നത്ഒന്ന്. വേഗം നിങ്ങളൊന്ന് comment ചെയ്തേ എല്ലാവരും എന്തൊക്കൊക്കെയോ comment കൾ ചെയ്തിരുന്നവർ ഒന്ന് പെട്ടെന്ന് comment ചെയ്തേ ഏതാണ് ഉത്തരമായി വരുന്നത് സത്യ ധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റോം പേടിക്കണം ഏതാണ്

പൊതു വിഷയവുമായിട്ട് അതിനെ ചേർത്തുവച്ചുകൊണ്ടാണ് അല്ലേ. ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള പുതിയ ചോദ്യമെന്ന് പറയുന്നത് പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ അല്ലേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിൽ ഒരു വിഭാഗമാണ് ആര്

ആയിട്ടാണ് അല്ലേ ആശാൻറെ സീതയെ അല്ലേ കുമാരനാശാൻറെ ചിന്താവിഷ്ടയായ സീതയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ

അതേപടി തന്നെ പിന്തുടർന്നിട്ടാണ് എഴുത്തച്ഛൻ എന്ത് ചെയ്തിട്ടുള്ളത് ശകുന്തള എന്ന് പറയുന്ന കഥാപാത്രത്തെ അഹ് അല്ലേ ആഹ് അവതരിപ്പിക്കുന്നത് അപ്പോ

സ്ത്രീകളെ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് അല്ലേ. സ്വയം വിമർശനത്തിന് വിധേയരാവാതെ അന്യരെ വിമർശിക്കുക മാത്രം ചെയ്യുന്ന പുരുഷ ശീലങ്ങളോടുള്ള കാഹളമെന്താണ് അല്ലെങ്കിൽ കലഹമെന്താണ്

കൊറച്ച്കൊറച്ച് point ആണ് teacher പറഞ്ഞിട്ടുള്ളത് അതൊന്ന് വിപുലമാക്കിയിട്ടാണ് അത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കളെഴുതേണ്ടത്. okay അടുത്തൊരു ചോദ്യം. ശകുന്തളയുടെ വാക്കുകളായി അവതരിപ്പിച്ചിരിക്കുന്ന ലോകോക്തികളിലൂടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന

തന്നെ important ആണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒന്നും teacher പറയുന്നില്ല അപ്പോ അത് എന്തെയ്യുക വളരെ അല്ലേ പ്രധാനപ്പെട്ടതാണ്. ആ serious seriousness ഓടുകൂടി എന്തയ്യാ മക്കള് class കേൾക്കാ okay അപ്പോ അല്ലേ അപ്പൊ അതിനും എങ്ങനെ ഉത്തരം എഴുതാം അല്ലേ ശകുന്തള പറയുന്ന ലോകോക്തികളിലൂടെ ലെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ലെ എഴുത്തച്ഛൻ ചോദ്യം ചെയ്യുന്നത് അല്ലേ അതായത് സ്ത്രീകൾ എല്ലാകാലത്തും അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അല്ലേ ആ ശകുന്തളയെ പലതരത്തിലും എന്തെയ്യുന്നുണ്ട് ആഹ് ആരപമാനിക്കുന്നുണ്ട് ദുഷ്യന്തൻ അപമാനിക്കുന്നുണ്ട്. അത് എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടല്ലേ കുയിലിനോട് പരഭ്രതയാണെന്ന് പറയുന്നുണ്ട് അല്ലേ? പലതരത്തിൽ അവഹേളിക്കുന്നുണ്ട് അതിനൊക്കെ ശക്തമായ മറുപടിയും ആര് നൽകുന്നുണ്ട് ശകുന്തള നൽകുന്നുണ്ട് ശകുന്തളയുടെ വാക്കുകളിൽ നിന്ന് ദുഷ്യന്തനൻ എന്ന കഥാപാത്രത്തിന് യോജിക്കുന്ന രണ്ട് പ്രസ്താവനകൾ എന്തൊക്കെയാണ് കടുകിൻ മണി മാത്രമുള്ള പരദോഷം കാണുന്നയാളാണോ പ്രജാവത്സനാണോ സജ്ജനങ്ങളെ നിന്ദിക്കുന്നയാളാണോ പാരജ്ഞനാണോ അല്ലേ ഏതൊക്കെയാണ് കഥാപാത്രത്തിന് യോജിക്കുന്ന രണ്ട് പ്രസ്താവനകളേതൊക്കെയാണ് മക്കള് വേഗംവേഗം ഒന്ന് comment ചെയ്തേ വേഗം ഒന്ന് പെട്ടെന്ന് comment ചെയ്തേ സഞ്ജു വേഗം അല്ലേ എല്ലാരെ message ഉം കാണുന്നുണ്ട് ട്ടോ ഒന്ന് വേഗംവേഗം comment ചെയ്തേ പെട്ടെന്ന് ഏതാണ് a ആണോ b ആണോ c ആണോ d ആണോ

a യും c യുമാണല്ലെ കടുകുമണി മാത്രമുള്ള പരദോഷം കാണുന്നയാള് സജ്ജനങ്ങളെ നല്ല ആളുകളെ നിന്ദിക്കുന്ന ആളുമാണ് മത്തേപം ക്രുദ്ധ ചൽസർപ്പം അരയന്നം എന്നീ സൂചനകളിൽ പ്രകടമാകുന്ന ശകുന്തളയുടെ ജീവിത പശ്ചാത്തലവും ലോക വീക്ഷണവും വ്യക്തമാക്കുക അല്ലേ ഇതൊക്കെ പറയാൻ കാരണം എന്താണ് ആഹ് സാധാരണക്കാരായ അല്ലേ ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപമകളാണ് എന്തെയ്തിട്ടുള്ളത്ത് ഈ ഭാഗത്തൊക്കെ എഴുത്തച്ഛൻ കൊണ്ടുവരുന്നത് നല്ലവനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചീടും അല്ലേ ഈ പ്രസ്താവനയിലൂടെ ദുഷ്യന്ത മഹാരാജന് ശകുന്തള നൽകുന്ന ഉപദേശം അതായത് നല്ല ആളുകൾ ലെ മനസ്സിൽ നല്ല ചിന്തയുള്ള ആളുകൾ എന്ത് മാത്രമേ കാണുകയുള്ളൂ നമ്മള് പറയുന്ന കാര്യങ്ങളിൽ നന്മ മാത്രം നല്ലത് മാത്രമേ കേൾക്കുകയുള്ളൂ അല്ലാത്തയാളുകൾ ലെ ദുർജ്ജനങ്ങൾ എന്തെയ്യുന്നു സജ്ജനങ്ങളെ കൊണ്ടുപോലും ലേ നൽനല്ലവരായ ആളുകളെ കൊണ്ടുപോലും എന്തെയ്യുന്നു ദുഷിപ്പ് ഹും പറയുന്നു

ഇനി മത്തേപം സാംശുനാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സ്വജ്ജലം തന്നിലെ കുളിച്ചായാലും താഴെ കൊടുത്തിട്ടുള്ളവയിൽനിന്ന് ഈ വരികളുമായി ബന്ധപ്പെട്ട ശരിയായ സൂചന ഏതാണ് ശരിയായ സൂചന നിങ്ങളൊന്നു പറഞ്ഞേ ദുഷ്യന്ദൻ ശകുന്തളയോട് പറയുന്നത് ശീലാവതി ഭർത്താവിനോട് പറയുന്നത് ശകുന്തള ദുഷ്യന്ദനോട് ലേ അത് രണ്ടും ഒന്ന് ആഹ് ശകുന്തള ദുഷ്യന്ദനോട് പറയുന്നത് ല്ലേ അശരീരി ആയിട്ട് കേൾക്കുന്നത് ഇതിലേതാണ് ഒന്ന് വേഗം comment ചെയ്യൂ a ആണോ b ആണോ c ആണോ മത്തേപം സാംശുനാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സ്വജ്ജലം തന്നിലെ കുളിച്ചാലും ആരാണ് very good ലെ ആരാണ് edwin ആഹ് ഒരുപാടാളുകൾ a comment ചെയ്തിട്ടുണ്ട് ലെ ashwin അത് തന്നെയാണ് എന്നുള്ളത് ഒന്നു നോക്ക് കേട്ടോ അല്ലേ ഒന്ന്ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ okay അപ്പോ അടുത്തതേതാണ് ശകുന്തള ദുഷ്യന്തനോട് പറയുന്നതാണ്. okay കണ്ണാടി കാൺവോളവും എന്ന പാഠഭാഗം ഏതു പർവ്വത്തിലുള്ളതാണ്? സംഭവപർവത്തിലുള്ളതാണോ ആണോ ശരിയോ തെറ്റോ കണ്ടെത്താനുള്ള ഒരു mark ൻ്റെ ചോദ്യമാണ് മുൻപരീക്ഷകളിൽ ചോദിച്ചിട്ടുളള ചോദ്യമാണ് അല്ലേ ഏതാണ്ഏതാണ് ശരിയായ ഉത്തരം? ലേ സംഭവപർവ്വത്തിലുള്ളതാണ് ലേ അരയന്നം വെള്ളമൊഴിവാക്കി പാല് മാത്രം കുടിക്കുന്നു ഏത് കാര്യം സൂചിപ്പിക്കാനാണ് ഈ ഉദാഹരണം പറയുന്നത് അല്ലേ നല്ലവർ നല്ലത് മാത്രം സ്വീകരിക്കും ദുർജ്ജനം

വരാൻ സാധ്യതയുള്ള one word questions അല്ലേ essay പോലുള്ള ചോദ്യങ്ങൾ നാലു mark ന്റെ രണ്ട് mark ന്റെ very good ലേ എല്ലാവരും comment ചെയ്യുന്നുണ്ടല്ലേ ആ ചോദ്യങ്ങെളൊക്കെ നമ്മൾ discuss ചെയ്തു കഴിഞ്ഞു അടുത്തത് എന്താണ് അടുത്തത് പ്രകാശം പ്രകാശം ജലം പോലെയാണ് എന്ന് പറയുന്ന അല്ലേ പുതിയ എഴുത്തു രീതികളെയും മറ്റും പരിചയപ്പെടുത്തുന്നത് ഒരു പാഠഭാഗമാണ് Gabriel García Márquez എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരന്റെ ഒരു കൃതിയാണ് ഏത് നമുക്ക് പഠിക്കാനുള്ള പ്രകാശം അല്ലേ വെളിച്ചമെന്ന് പറയുന്നത് ജലം പോലെയാണ് വെള്ളം പോലെയാണ് എന്നാണ് പറയുന്നത് okay നമുക്ക് അടുത്ത പാഠം പഠിക്കാം okay അല്ലേ okay ആണെങ്കിൽ നിങ്ങൾ thumbs up ഇട്ടേ. ഒന്ന് thumbs up ഒക്കെ ഇട്ട് ഒന്ന് ഉഷാറായെ നിങ്ങൾ first പാഠം പഠിച്ചെങ്കില് നിങ്ങള് hundred percentage ആണോ നിങ്ങൾക്ക് കിട്ടുമോ നിങ്ങൾക്ക് മുഴുവൻ mark ക്കും എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുമോഒന്ന് വേഗംവേഗം ഒന്ന് comment ചെയ്തേ നമുക്ക് വേഗം ഒന്ന് അടുത്ത പാഠത്തിലേക്കു കടക്കാം okay

അപ്പോ Gabriel García Márquez എന്ന് പറയുന്ന എഴുത്തുകാരൻ okay thank you, okay thank you അപ്പൊ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ട് ല്ലെ അപ്പൊ ഇതേ ഉഷാറോടു കൂടെ തന്നെ നമുക്ക് അല്ലേ നമുക്ക് അടുത്ത പാഠവും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. okay അപ്പൊ Gabriel García

one word ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക അതേ പ്രാധാന്യത്തോടെ കൂടെ തന്നെ അത് പഠിക്കുക okay അപ്പോൾ എന്താണ് ഇതിഹാസ സമാനമായ സാഹിത്യജീവിതത്തിലൂടെ ലോകത്തെ സ്വാധീനിച്ച

realism എന്ന രചന സങ്കേതത്തിലൂടെ latin american ചരിത്രത്തെയും വർത്തമാനത്തെയും തന്റെ കൃതികളിൽ അദ്ദേഹം അടയാളപ്പെടുത്തി എന്താണ് magical realism നമുക്ക് പഠിക്കണം അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോഎന്തായാലും നമുക്ക് എന്തെയ്യണം കുറച്ചുകൂടി clear ആയ രീതിയിൽ നിങ്ങൾക്ക് അത് ഞാൻ മനസ്സിലാക്കി തരാമല്ലേ magical realism അല്ലേ അത് വളരെ important ആയിട്ടുള്ള term ആണ് വാക്ക് ആണ് ഓർത്ത് വെക്കുക അപ്പൊ America യുടെ ചരിത്രത്തെയും വർത്തമാനത്തെയും തന്റെ കൃതികളിൽ വളരെ പ്രകടമായ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അടയാളപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച അന്ധതയുടെ നൂറു വർഷങ്ങൾ ചിലപ്പോൾ അതായിരിക്കആം ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ കൃതി ഏത് എന്നായിരിക്കാം ചോദിക്കുന്നത് one word mark ഇനു അപ്പോ one word ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് important ആണ് ഓർത്തു വയ്ക്കുക നൂറുവർഷങ്ങൾ എന്ന നോവലാണ് അദ്ദേഹത്തെ പ്രസിദ്ധനാക്കുന്നത് എന്താണ മനുഷ്യരാശിയുടെ ഓർമ്മകളുടെ മഹാ സമുദ്രങ്ങൾ എന്ന് അദ്ദേഹത്തിന്റെ കൃതികളെ വിശേഷിപ്പിക്കാൻ ഉണ്ട് okay

നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായിട്ട് നിങ്ങള് കാണുക okay എന്താണ് magical realism ന്ന് പറഞ്ഞു തരാം okay പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിൽ Gabriel García Márquez പ്രയോജനപ്പെടുത്തിയിട്ടുള്ള രചന സംഗീതം ഏത് പേരാ കൊടുത്തിട്ടുള്ളത്

നാലു മാർക്കിന് രണ്ടു മാർക്കിന് ഒരു മാർക്കിന ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് okay അപ്പോ magical realism സ്വാഭാവികമായ കഥാസന്ദർഭത്തോട് അല്ലെങ്കിൽ കഥാസന്ദർഭങ്ങളോട് ചേർന്നു തന്നെ അസ്വാഭാവികമായോ സന്ദർഭങ്ങൾ ഇടകലർത്തി അവതരിപ്പിക്കുന്ന ആഖ്യാന രീതിയാണ് magical realism എന്ന് പറയുന്നത് okay അതായത് നമ്മൾ ഒരു കൃതി വായിക്കുന്ന സമയത്ത് അത് realistic ആയിട്ടു അല്ലേ നമ്മൾ എന്താണ് അത് ഒരു ആസ്വാഭാവികതയും തോന്നാതെ നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുന്നതിന്റെ കൂട്ടത്തിൽ ചില അസ്വഭാവികമായ കാര്യങ്ങൾ അല്ലേ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പുള്ള ചില കാര്യങ്ങളല്ലേ കാര്യങ്ങൾ എന്തിയെ ആണ് realistic ആണ് അല്ലെങ്കിൽ real ആണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയോട് ചേർത്ത് എഴുതുന്ന രീതിയാണ് നമ്മൾ magical realism എന്നു പറയുന്നത്. okay. Clear ആയോ സ്വാഭാവികമായ സംഭവങ്ങളോട് കഥാസന്ദർഭങ്ങളോട് മായികമായ രീതിയിൽ അല്ലേ മായികമായ രീതിയിലുള്ള സന്ദർഭങ്ങളെ ഇടകലർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്നതിനെയാണ് magical realism എന്ന് പറയുന്നത് അല്ലേ സാഹിത്യ രചനകളെ മാത്രമല്ല തലയിൽ അല്ലേ drawing ചിത്രകലയിൽ സിനിമയിൽ ഈ സങ്കേതത്തിന്റെ സ്വാധീനo നമുക്ക് കാണാൻ സാധിക്കും. യാഥാർത്ഥ്യത്തെ കൂടുതൽ മിഴിവോടെ ആവിഷ്കരിക്കുന്നതിനുള്ള ഉപാധി എന്ന നിലയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ magical realism ത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത് magical realism ത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ എന്തുകൊണ്ടാണ് അതായത് കൂടുതൽ മിഴിവോടെ കൂടെ അല്ലേ യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യത്തെ കൂടുതൽ മിഴിവോടെ കൂടെ അതുകൂടെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് magical realism ത്തെ നമ്മള് ഉപയോഗിക്കുന്നത് നിത്യ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളോട് സമാനത പുലർത്തുന്ന വ്യക്തികളും സംഭവങ്ങളും ആവിഷ്കരിക്കുന്നതിനോട് ഒപ്പം തന്നെ സംഭവങ്ങളും കടന്നുവരുന്നത്‌ നമ്മളെ എന്താണ് അത്ഭുതപ്പെടുത്തും അല്ലെ. അത്രയും നിസ്സാരമായ ഒന്നാണ് നമ്മളുടെ ഏതാ movie എന്ന നിഹാദ് ചോദിച്ചിട്ടുണ്ടല്ലേ സിനിമകൾ ടീച്ചർ പറഞ്ഞു തരാട്ടോ അപ്പ അസംഭവ്യങ്ങളാണ് എന്ന് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ബോധ്യമുണ്ടെങ്കിലും അപ്പോ സ്വാഭാവിക സന്ദർഭങ്ങളാണ് എന്ന നിലയിൽ തന്നെ ആസ്വദിക്കപ്പെടുകയും ചെയ്യും അതാണ് magical realism ന്റെ പ്രത്യേകത magical realism ആണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയില്ല അല്ലേ. അതായത് realistic ആയ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ അസ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങളെ കൂടെ കൂട്ടിച്ചേർക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക okay അപ്പോ എന്താണ് ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ എന്ന നോവലിൽ ആണ് magical realism എന്ന് പറയുന്ന രചന സങ്കേതം ഓർത്തുവയ്ക്കുക magical realism ആണ് Gabriel Márquez കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ആ രചന സങ്കേതo ആ രചനാ സങ്കേതത്തെ ഏകാന്തതയുടെ നൂറു വർഷങ്ങൾ എന്ന നോവലിലൂടെയാണ് gabriel എന്ത് ചെയ്തിട്ടുള്ളത് പ്രശസ്തമാക്കിയിട്ടുള്ളത് okay

ബാർലാ മണിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ വെള്ള പട്ടുപാവാട ഇട്ടുവരുന്ന ബാലാമണിയുടെ മേലെ കുറെ മഞ്ചാടി ഇല്ലേ മഞ്ചാടിക്കുരുകൾ അറിയുന്ന സമയത്ത് അതെന്തുന്നുണ്ട് ചുവന്ന പൊട്ടുകളായി മാറുന്നുണ്ട് അതാണ് magical realism അതുപോലെ ഗുരു എന്ന് പറയുന്ന സിനിമ അല്ലേ കഥയുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ അങ്ങനെ ഒരു ഗ്രാമം അല്ലേ നിറയെ കണ്ണ് കാണാൻ വയ്യാത്ത കുറേ ആളുകൾ അല്ലേ അപ്പ ആളുകളുടെ ഇടയിലേക്ക് മോഹൻലാൽ എത്തിപ്പെടുന്നുണ്ട് ഒരു മാന്ത്രികതയിലൂടെ ഒരു സ്വപ്നത്തിലൂടെ ആൺ അയാൾ എത്തിപ്പെടുന്നത് എത്തിപ്പെടുന്നത് അല്ലേ അങ്ങനെ ഇലാമ പഴം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ കുരു കഴിച്ചാൽ മരിച്ചുപോകുന്ന ഒരു വിഷമാണ് എന്നൊരു ധാരണ ഉണ്ടാക്കുന്നു അല്ലേ ഒടുവിലത് കാഴ്ച ശക്തിക്ക് ആ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പ എന്താണ് ആ അപ്പം എന്താണ് important ആയിട്ടുള്ള ഈ ഗുരു എന്ന് പറയുന്ന സിനിമ. അതേപോലെതന്നെ ഏതാണ് നമ്മളുടെ ആ നന്ദനം എന്ന് പറയുന്ന സിനിമ. അതേപോലെതന്നെ ആരാണ് ഗന്ധർവ്വൻ ഞാൻ ഗന്ധർവ്വൻ എന്ന് പറയുന്ന സിനിമ അല്ലേ ഇതൊക്കെ എന്തിന്റെ പ്രത്യേകതകളാണ് നമ്മളുടെ magical realism വരുന്ന സിനിമകളാണ് ഇപ്പോ ഏകദേശം നിങ്ങൾക്ക് magical realism എന്തത് മനസ്സിലായില്ലേ അല്ലേ. അപ്പോ യാഥാർത്ഥ്യത്തിന്റെ ഉള്ളിലേക്ക് തന്നെ ആ യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ എന്താണ് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറെ കാര്യങ്ങള് ചേർത്തുവയ്ക്കുകയാണ് പക്ഷേ നമ്മൾക്ക് അത് കാണുന്ന സമയത്തോ അത് വായിക്കുന്ന സമയത്തോ അത് feel ചെയ്യില്ലല്ലേ അതൊന്ന് ചേർന്ന് അവർ ഒരുമിച്ച് ഒഴുകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും അത്തരത്തിൽ സാഹിത്യത്തിലും ചിത്രകലയിലും അല്ലേ സിനിമയിലും ഒക്കെ എന്തിയാറുണ്ട് ഇത്തരത്തിലുള്ള ഘടകങ്ങൾ നമ്മൾ കൊണ്ടുവരാറുണ്ട് okay. Then നമ്മുടെ കഥാഭാഗത്തിലെ പ്രധാനപ്പെട്ട കഥ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ടോട്ടോ ജോവൽ അച്ഛൻ അമ്മ അല്ലേ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അല്ലേ അപ്പോ നിങ്ങള് അല്ലേ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അല്ലേ നമ്മൾ വളരെ വളരെ അല്ലേ പ്രധാനപ്പെട്ട point കൾ മാത്രമാണ് പറയുന്നത് നിങ്ങൾ full mark ഇലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ടീച്ചർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ നിങ്ങളുടെ friends കൂടെ അത് ഉപകാരപ്പെടണം അല്ലേ

അല്ലേ live ക്ക് കൊണ്ടുവരുക അല്ലേ അപ്പോ നാളെ നിങ്ങൾ ഈ പരീക്ഷ എഴുതുമ്പോൾ ആ സന്തോഷം നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആർക്കെങ്കിലും അയക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അവരോട് കൂടെ നമ്മുടെ ക്ലാസിലു join ചെയ്യാആയിട്ടു പറയുക okay അപ്പൊ പ്രധാനപ്പെട്ട കഥാപാത്രം അല്ലേ നമ്മളുടെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ടോട്ടോ ജോവൽ അച്ഛൻ അമ്മ അപ്പൊ ഇത്രയും ആണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചൂതാട്ടം മൂലം നമ്മുടെ ഈ ചീട്ടുകളി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോ അതുമൂലം എന്ത് ചെയ്യുകയാണ്ടെ കടബാധ്യത വന്ന് അവരുടെ ജന്മനായിട്ടുള്ള കാഡ്ജിന വിട്ടു മാഡ്രിഡിൽ താമസിക്കേണ്ടി വരുന്ന കുടുംബമാണ് അല്ലേ ഇത് important ആയിട്ടുള്ള പേരുകളാണ് one word ചോദ്യങ്ങൾ ആ പേരുകളിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ കാഡ്ജിനെ എന്താണ് മാഡ്രിഡിൽ ഇതിപ്പോ തന്നെ പഠിച്ചു വയ്ക്കുക അല്ലെ എവിടെയാണ് അവർ ആദ്യം ഉണ്ടായിരുന്നത് കാഡ്ജിനെ നഗരത്തിൽ അല്ലേ അവിടെന്ന് എങ്ങോട്ട് വരുന്നു മാഡ്രിഡിലേക്ക് താമസം മാറുന്നു ഇപ്പത്തന്നെ പഠിക്കാട്ടോ ഇപ്പത്തന്നെ നമ്മൾ പടിച്ചുവെച്ചു അല്ലേ ആ സ്ഥലത്തിന്റെ പേരുകൾ പഠിച്ചു വെച്ചു എല്ലാ ബുധനാഴ്ചകളും അച്ഛനും അമ്മയും സിനിമയ്ക്ക് പോകുന്നു അല്ലേ ഭാവന ശക്തി നിശ്ചയദാര്‍ഢ്യവും ഉള്ള കുട്ടികളാണ് ടോട്ടയും ജോവലും. പ്രകാശൻ ജലം പോലെ ആണെന്ന് ആഖ്യാതാവിന്റെ പ്രസ്താവന ഇതൊക്കെ എന്താണ് കുറേക്കൂടെ മനോഹരമാക്കി തീർക്കുന്നത് പാഠ വിശകലനം ആണ് എന്താണ് പാഠം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അല്ലേ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ഈ പാഠഭാഗം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്ട്ട്ടോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമുക്ക് ഈ പാഠഭാഗം നമുക്കെന്തിതുണ്ട് ആ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോ നിസ്സാരമായിട്ട് അല്ലേ ലളിതം ആയിട്ട് ഉള്ള രീതിയിൽ അത് മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പോൾ കാർജിന

ഉള്ള ഒരുസ്ഥലമാണ് കാഡ്ജിനെ എന്ന് പറയുന്ന സ്ഥലം അപ്പോ ഇവിടെയാണ് ആ കുഞ്ഞുങ്ങളുടെ എന്താണ് ജനിച്ചു വളർന്നിട്ടുള്ള അല്ലേ അവരുടെ ആദ്യ കാലഘട്ടം ബാല്യകാലം എന്നൊക്കെ പറയുന്നത് എവിടെയാണ് ഈ കാഡ്ജിനെയിലാണ് അതൊരു തുറമുഖ നഗരമാണ് important point ആണ് തുറമുഖ നഗരമാണ്. അതുകൊണ്ടാണ് എന്തെയ്യുന്നത് ഈ കടലും കപ്പലും വള്ളങ്ങളും ഒക്കെ ഉള്ള സ്ഥലം അല്ലേ അതിനോടൊക്കെ കുട്ടികൾക്കത്രമേൽ എന്താണ് ഒരു ഇഷ്ടം കൂടാനുള്ള കാരണം എന്താണ് അങ്ങനെയുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് അപ്പോ ആ സ്ഥലത്ത് miss ചെയ്യുന്നതുകൊണ്ടാണ് അവർ അതേ അതേപോലെയുള്ള ഒരു നഗരത്തെ അതായത് ഒരു സ്ഥലത്തെ